lap മാത്രം charge ഇട്ടിട്ടില്ല അതങ്ങനെ വച്ചു

അപ്പൊക്കെ കൊറച്ച് പേടിയായിട്ടിണ്ടായിരുന്നു എന്താ ഇത് ഇങ്ങനെ മള പെയ്യുന്നുണ്ട് ന്നു ഒക്കെ പിന്നെ നോക്കിയാ ഞങ്ങടെ ground floor ഒക്കെ മൊത്തം വെള്ളം വെള്ളം നിറഞ്ഞു

ആഹ് husband and wife പിന്നെ വന്നിട്ട് രണ്ട് കുട്ടികൾ മാത്രാണ് അവറും അവര് വന്നിട്ട് ടെറസ്സ് ല് room ഇണ്ടായിരുന്നു ശേഷം വന്നിട്ട് അവര് അവിടെ പോയി

പിന്നെ വന്നിട്ട് third third day വന്നിട്ട് എന്താണന്ന് വച്ച

അത് കൊണ്ട് എന്താ ചെയ്യാനെന്ന് അരിയില്ല പിന്നെ first floor ഒക്കെ വെള്ളം വന്നെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാ ഞങ്ങൾ second floor ലാണ്

പിന്നെ വന്നിട്ട് second floor വരെ വെള്ളം കേറി വന്നു അത് ഒരു ഇത് ഇണ്ടായിരുന്നു പേടി ഇണ്ടായിരുന്നു താൻ പഴം പൊരി കഴിച്ചതിന് ദൈവത്തിന് പോലും സഹിച്ചിട്ടില്ല അങ്ങനെ തന്നേയ് അത് കൊണ്ട് തന്നേയ ഇങ്ങനെ മഴ വന്നത്

കോട്ട എൻ്റെ പഴം പൊരി എൻ്റെ ഇഷ്ടം ഞാൻ കഴിച്ചു പിന്നെന്താ ഓഹ് അതില് കൊറച്ച് കൂടെ ഇങ്ങനെ ഇങ്ങനെ ആള്‍ക്കാര് ഇങ്ങനത്തെ അവസ്ഥേല് കാണാനില്ലെ തൻ്റെ family യോടൊപ്പം നീ പഴം പൊരി കഴിച്ചോണ്ട് ഇരിക്കുയാണല്ലേ നീ

ആഹ് ശെരി ഇത് ആര് അങ്ങനൊന്നും expect ചെയ്തിട്ടില്ല വന്നിട്ട് നല്ല എന്താണ് ഭയങ്കര ഒരു ഏർ അവസ്ഥയിലാണ് എല്ലാവരും

ഇങ്ങക്ക് കൊറേ ആൾക്കാര് food ഒക്കെ കിട്ടാണ്ട് അങ്ങനൊക്കെ കണ്ടതിനു ശേഷം കൊറച്ച് feel ആയി എന്താ ചെയ്യന്നെ ആഹ് നമകു എന്തെങ്കിലും ചെയ്യണം ന്ന് കൊറച്ച് ആഗ്രഹം ഒക്ക ഇണ്ടായിരുന്നു അതൊക്കെ ചെയ്തും കൊടുത്തു

മ് ഞങ്ങടെ apartment ല് വന്നിട്ട് ആ first floor ല് ഇണ്ടായിരുന്നില്ലേ അവര് ഒറു ദിവസം വന്നിട്ട് അവര് food ഒക്കെ prepare ചെയ്ത് കൊടുത്തു പിന്നെ snacks ഒക്കെ prepare ഞങ്ങട് ഞങ്ങക്കൊക്കെ കൊടുത്തു ഞങ്ങള് ഓ ഒറു ദിവസം വന്നിട്ട് അങ്ങനെ മാറ്റി മാറ്റി മാറ്റി എല്ലാരും വന്നിട്ട് food share ചെയ്ത് കഴിച്ചിട്ട് കൊറച്ച് jolly ഒക്കെ ഇണ്ടായിരുന്നു മ് ഞങ്ങള് ഇവിടെ തൊട്ടടുത്ത ഇതില് ഇവടെ ഒക്കെ വെള്ളം കേറിയ സ്ഥിതില് വന്നിട്ട് ഇവടെ വെളിയില് കറങ്ങാൻ പോലും ഇത് ഇല്ല അവസ്ഥ ഇതാണ് അങ്ങനെ ഇരിക്കുമ്പോളാണ് ഞങ്ങക്കു ഇവിടെ അത്യാവിശം എന്തെങ്കിലു വേണെങ്കില് വാങ്ങിച്ച് വച്ചു പക്ഷെ അത് വേ തന്നെ എത്ര ദിവസം വന്നിട്ട് അങ്ങനെ പിടിച്ച് നിർത്തതാണ് പറ്റും

അത് തെന്നെയാ അത്യാവിശ്യയിട്ട് പാല് പിന്നെ പച്ചക്കറികൾ ഒക്കെ വാങ്ങിച്ച് വച്ചിട് ഇണ്ട് അതിൻറെ ഇല്ല

കൂടുതളായിട്ടാണ് മള പെയ്യുന്നതു അത് എങ്ങനാ ന്നു വച്ചാല് ആഹ് seven hundred and seventy three milli meter ആണ്

ആഹ് ഈ മല വന്നിട്ട് നമ്മുട ഈ ഏർ ഇതിലിരുന്നാണ് അത് എന്തോ പറയില്ലേ

ആഹ് whether report വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇണ്ടായിരുന്ന് അതെ അത് ഇത് ഈ കാറ്റിന്റെ വേഗം നൂറ്റി ഇരുവതു kilo meter ലാണ് വീശുന്നത് മ് അതെങ്ങനെയാ ഇത് വന്നിട്ട് കൊറേ ദിവസങ്ങള് പിന്നെ വന്നിട്ട് കൊറേ കാലങ്ങളു അപ്പ്ര പിന്നെയാണ് വന്നിട്ട് ഇങ്ങനെ മഴപെയ്യുന്നതൊക്കെ പറഞ്ഞു

ഇവിടേം ഞങ്ങടെ നാട്ടില് അവിടെ മുത്തശ്ശി ഒക്കെ ഇണ്ടല്ലേ

ആഹ് മഴ പെയ്‌തിട്ടു പിന്നെ അവിടത്തെ കൃഷിയും പിന്നെ

കൃഷിക്കാർക്കൊക്കെ കൊറച്ച് ബുദ്ധിമുട്ട് ആയ സമയം ആണ് കൊറച്ചള്ള വളരെ ബുദ്ധിമുട്ട് ആണ്

മ് പിന്നെ അവിടെ ഇതൊക്കെ അവർക്ക് ഇനി കൃഷി പച്ചച്ചക്കറികൾ ഒക്കെ വിറ്റാല് market ല് വിറ്റാലേ അവരുടെ പൈസ

പിന്നെ വന്നിട്ട് അതോന്നു sale ചെയ്യണ്ടേ ഇരുന്നില്ല അവർക്ക് വന്നിട്ട് ഒരു എന്താ പറയുണത് life വന്നിട്ട് move on ചെയ്യുന്നത് അരിയില്ല അവർക്ക്

ഭയങ്കര കഷ്ടമാണ് ഇതൊക്കെ മ് പിന്നെ എൻ്റെ മുത്തച്ഛൻറെ നാട്ടില് വന്നിട്ട് ആശുവകങ്ങൾ ഇണ്ടാവില്ലേ

മ് ആശുവങ്ങൾ വന്നിട്ട് മൊത്തം വെള്ളം വന്നു വേ

മുഴുകി ആ അമ്പല വന്നിട്ട് full ആയിട്ട് മുഴുകി അത് ഐ അമ്പല എല്ലോ മുഴുകി ആണ്

പിന്നെ അവിടൊക്കെ ഇന്ന് കോ കൂടുതലാണ് മലെ

അതന്നെ എനിക്ക് അറിയത്തെ ഓ ഇതൊക്കെ കേൾക്കുമ്പോ നമക് ഒരുപാട് അങ്ങനെ depressed ആകു ആണ്

അമ്മ തന്നെയാ പിടിച്ചിട്ട ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെയേ പോയ ഈ സ്ഥിതി എങ്ങനെ മാറും ന്നു അത് ഒരു പേടി

പിന്നെ എണ്ട അമ്മയും വല്യമ്മയും ഒക്ക അങ്ങനെയാണ് കൊറച്ച് പേടി ഏർ പേടിയിട്ടുള്ള ആൾക്കാര് ആണ് പിന്നെ അവറും same ഇതേ ഇതാണ ഇങ്ങനെയും പറഞ്ഞണ്ട് നടന്നിറ്റ് ഇണ്ടായിരുന്നു അച്ഛന് പിന്നെ ദേഷ്യം വന്നു അതൊന്നു ആകൂലാന്ന് പറഞ്ഞു

ഇപ്പൊ വന്നിട്ട് നമ്മുടെ ഈയ്യ് cyclone ഒക്കെ ഉണ്ടാവില്ലേ

അത് എങ്ങനെയാ create ആവുന്നേ നിനക്കു അറിയാമോ

ആഹ് അത് വന്നിട്ട് നമ്മുടെ ഈ കടലിണ്ടാകുലേ

ആ ചൂട് വന്നിട്ട് നമുക് ഇന് ഭൂമില് ഇരുന്നു ഒന്ന് കിട്ടൂല

ഹാ അത് അതിന് അതിന് വന്നിട്ട് നമക് കടലാണ് best സ ഇത് ഫഘേദർ അതുകൊണ്ടു കടൽ ഇരിന്നിട്ട് twenty six degree celsius ചൂടായി വരുന്ന ആവി ഇണ്ടാവുല്ലേ

ആഹ് അയാവി വന്നിട്ട് മേഘത്തിലേക്ക് പോവും അവിടെ ഇര്

ഹ് അത് വന്നിട്ട് പിന്നെ അതി നിനക്ക് അരിയെല്ലെ അയ് മളത്തുള്ളികളാണ് നമക് വന്നിട്ട് മളയായിട്ട് വര്ന്നത്

അങ്ങനെയാണ് വന്നിട്ട് cyclone create ആകുന്നത് ഇത് വന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് വന്നിട്ടിള്ള cyclone എന്തെന്ന് അറിയാമോ

correct നീ news ഒക്കെ കേൾക്കുന്നുണ്ടോ

അതെന്നെയാണ് എൻ്റെ അച്ഛനും twenty four hours ന്യൂ news എന്താ news എന്താ object എന്താ object എന്താന്ന് ചോദിച്ചിട്ട് ഇരിക്കുന്നത് മ് ഇപ്പൊ എന്താണ് ഇത് പല rumours വരുന്നുണ്ട്

അത് അവരും പറഞ്ഞിട്ടിണ്ട് rumours ഒന്നും അങ്ങനെ കേൾക്കണ്ടാ പല rumours ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആൾക്കാര് ഒന്നും panic ആവണ്ട അതിന്റെ ഒക്കെ സ്ഥിതികൾ ഒക്കെ മാറ്റി എടുക്ക ഒന്ന് കൊഴുപ്പോ ഇല്ലാന്ന് പറഞ്ഞിട്ടിണ്ട് rumours create ചെയ്യുന്നത് കൊണ്ട് ആൾക്കാര് പേടിക്കിന്ന്ണ്ട്

agree ചെയ്ത മതിന്നാണ് പറയുന്നത്

പക്ഷെ അവരാണല്ലേ കടലുകൂടി direct connection ഇണ്ടാകുന്നത്

ഏർ ഈ മീൻ പിടിച്ചതോ പിന്നെ അവിടൊക്കെ ആൾക്കാര്നെ ഒക്കെ മൊടക്കി ആവരനെ വേറെ സ്ഥലങ്ങളിക്കെ മാറ്റി ആഹ് അതിന്റെ ഒരു rescue team ഒക്കെ ഇപ്പൊ ബാരുന്നുണ്ടായിരുന്നോ

ആഹ് അതെ ആ rescue team ഒക്കെ വന്നിട്ടാണ് അവരെ അവിടെയിരുന്ന് മാറ്റി schools college ലെ വല്യ വല്യ building ല് ഇണ്ടായിരുന്നില്ലേ

ആ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരെ മാറ്റി വച്ചിട്ടിണ്ട് മ് പിന്നെ ഈ ആഹ് ഇപ്പൊ cyclone ഇന്ഡക്സ് അല്ലെ ഈ cyclon ഒരേ ഇടത്ത് മാത്രം ഇണ്ടാകുന്നില്ല അത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് കടന്ന് കടന്ന് കടന്ന് കടന്ന് വേറെ വേറെ cities lokke അങ്ങനെ വന്നിട്ട് move on ആയി ഇരിക്ക

ഐ normal ആയിട്ട് അല വരുന്നത് കാറ്റില് five meters വന്നിട്ട് extra ആയിട്ടാണ് കടൽ വന്നിട്ട് അല്ല വരുന്നത്

കൊണ്ടാണ് അവിടത്തെ വന്നിട്ട് over ആയിട്ട് അങ്ങന ആഹ് കൊടുംകാറ്റ് ഇണ്ടാകുന്നത്

വസ്ത ഇന്നും കൊറച്ച് കൊറച്ച് കൂടുതൽ ആയിട്ട് ഇണ്ടാകുന്നാണ് whether reporting ഒക്കെ പറയുന്നിണ്ട് അതെന്നെ അത് കൊണ്ടാണ് ആരെയും വന്നിട്ട് കടൽക്ക് ചെല്ലണ്ടന്നു പറയുന്നത് മ് പക്ഷെ ഈ ആൾക്കാര് ഒന്ന് കേൾക്കിന്നില്ലല്ലേ അതെന്നെയാ പിന്നെ അവർക്ക് മീൻ പിടിത്തം ഇല്ലേ ഇത് source വേറെ എന്ത് source ആണ് അവർക്ക് ഇണ്ട്

മീൻ പിടിക്കാർക്ക് പിന്നെ മീൻ മാത്രേ മീൻ പിടിത്തം മാത്രല്ലേ അരിയൂ

news ല് ഒന്ന് നോക്കിയതാണ് ഒരു അമ്മയുടെ വീട് ആണ് ഇവിടെ കോച്ച് വീടിണ്ടല്ലേ

കരയിന് പ്പോ അങ്ങനെ മഴ വന്നപ്പോ ആ അമ്മ വന്നിട്ട് ഈ mug കൊണ്ട് അങ്ങനെ വെള്ളത്തിനെ അങ്ങനെ ആഹ്

ത്ര കോരി എടുത്തലും പിന്നെ ഉള്ളില് വന്നൊണ്ട് ഇരിക്കയാണ് പിന്നെ ഇങ്ങനെ വന്നിട്ട് കാട്ടും മളയു ഒക്കെ ഇണ്ടാകുമ്പോ അങ്ങനെ തന്നെയാണ് വരൂ

അത് കൊണ്ടാണ് അവരൊക്കെ rescue ചെയ്ത് പിന്നെ വേറെ ഒരു സ്ഥലത്തിലൊക്കെ മാറ്റിയത് മ് അതെ അവർന്നെ പിന്നെ ചോറ് ഭക്ഷണവും ഉണണു ഉടുപ്പു ഒക്കെ അവര് govermnet അല്ലെ തന്നത്

പിന്നെ കൊറേ ആൾക്കാര് കൊറേ ഊരില് ഇരുന്നു വന്നിട്ട് help ചെയ്യാനാ ചെലപ്പോ ചെക്കന്മാരൊക്കെ ഇണ്ടായിരുന്നില്ലേ അവരൊക്കെ കൊറേ നാട്ടില് ഇരുന്നു വന്നിട്ട്

food ഒക്കെ provide ചെയ്യുന്നു പിന്നെ വന്നിട്ട് ആഹ് ആഗ്രഹ ആഹ് അതെന്താ അത്യാവിശയിട്ടുള്ള സാധനയങ്ങളൊക്കെ വന്നിട്ട് കൊടുക്കുന്നു പിന്നെ water supply ചെയ്യുന്നത് പിന്നെ വെള്ള ഇൻഡേർന്നെങ്കില് കുടിക്കാൻ വെള്ള വേണ്ടേ

അതെന്നെയാ പിന്നെ വന്നിട്ട് rescue team ല് അറന്നൊക്കെ ഇണ്ടായെ അറിയാമോ നിനക്ക്

അതെ നമക് വേണ്ടി അവര് വന്നിട്ട് അവര്ൻറെ life വന്നിട്ട് sacrifice ചെയ്തിട്ടാണ് നമ്മളെ ഒക്കെ rescue ചെയ്യുന്നത് ആവട്ടെ

ഇതില് ഈ അവസ്ഥേല് എത്ര ആൾക്കാര് ഈ കാറ്റ് കൊടുംകാറ്റ്ൻറെ situation കോരത്തെ കൊറച്ച് എത്രയാ അവര്ൻറെ ജീവിതം തോലച്ചിട്ട് ഇണ്ട്

മ് ഹ് അതൊക്കെ okay യാ നടക്കുന്നുണ്ടല്ലേ നമ്മ news ലൊക്കെ കേള്കുന്നു ട്ടില് നടന്നിട്ടെന്നെ ഇണ്ടല്ലേ മിന്നൽ പൊട്ടിയപ്പോ ഒരു മാറാം തീ പിടിച്ച് എരിഞ്ഞത്‌

മ് അതെ അതെ ആ നീ മുമ്പ് പറഞ്ഞെ അല്ലെ പാമ്പ് വന്നു മരത്തില് ഇണ്ടായിരുന്നു അത് പോലെ വന്നിട്ട് നമ്മടെ വീട് ഇണ്ടല്ലേ

വെട്ടിന്റെ ചൊമാരിന്റെ മേളിൽ പാമ്പ് അങ്ങനെ കേറുന്ന്ണ്ട് ഐ video ന്നും കണ്ടു

ഓഹ് ആ അത് viral ആയി viral ആയി ഞാനും കണ്ടു അങ്ങനെ

ഈ സ്ഥിതി മാറുന്നു ഒന്നു അരിയില്ല അതെ കൊറച്ച് അങ്ങനെ normal life ലേക്ക് എങ്ങനെയോ മാറിയ മതീന്ന് ഇണ്ടായിരുന്നു